ആ എണ്ണയും കൊഴുപ്പുകളുമൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അടിഞ്ഞു കൂടുക. അപ്പൊ അതുവഴി നിരവധി അസുഖങ്ങളും ഒരേ രോഗങ്ങളും നമ്മുടെ ശരീരത്തിലാകും. ഇപ്പോളത്തെ തലമുറെനെ

എന്താണ് sugar ഉം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ആണ്. കുഞ്ഞി ചെറിയ മക്കളും നേരിടേണ്ടി വരുന്നത്. അതെ. അതൊക്കെ പുറത്തു നിന്ന് കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രശ്നമായിരിക്കാം. ഇന്നത്തെ കാലത്ത് പച്ചക്കറികളിലും, പഴങ്ങളിലുമൊക്കെ വിഷം വരുന്നുണ്ട്. അതൊക്കെ നമ്മടെ ആരോഗ്യത്തെ സാരമായിതന്നെ ബാധിക്കും. ഉം അത് നീ പറഞ്ഞ ശരിയാ. പൊറത്തുള്ള പഴകിയ ഭക്ഷണങ്ങളും, അതിനുവേണ്ടി ഉപയോഗിയ്ക്കുന്ന കളറും, എണ്ണയും, ഉപയോഗിച്ച എണ്ണ തന്നെയാണ് അവര് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. ഇതുവഴി വേറേയെത്ര അസു അസുഖങ്ങളാ വരുവാ. അതേ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വല്യ സമ്പത്ത്. ശരീരത്തിൻ്റെ മാത്രമല്ല, ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിൽ സുപ്രധാനമായ പങ്ക് മനസികാരോഗ്യത്തിനുകൂടി ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല ആഹാരവും, നല്ല വ്യായാമവും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും. അത് ശരിയാ, എത്ര സമ്പാദിച്ചാലും കാര്യമില്ല. ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യവുമാണ് നമ്മള്‍ നെലനിര്‍ത്തേണ്ടത്. അത് ഇല്ലെങ്കില്‍ പിന്നെ എന്ത് കിട്ടീട്ടും ഒരു പ്രയോജനം നമുക്ക് ഇണ്ടാവില്ല. അത് തീര്‍ച്ചയായും വളരെ മികവേറിയ കാര്യം തന്നെയാണ് നീ പറേന്നത്. അതെ. നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ ചെന്നാൽ അറിയാം എത്ര എത്ര രോഗികളാണ്. പണ്ടൊക്കെ ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പുതിയ പുതിയ രോഗങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. നമ്മുടെ ആരോഗ്യമൊക്കെ എന്താണ് ഇങ്ങനെ ആകുന്നത്? അത് ശരിയാ. ഇപ്പോഴത്തെ ജീവിത ശൈലിയും അങ്ങനെതന്നെ നമ്മള്‍ അധ്വാനിക്കുന്നത് നമ്മള് കൊറച്ചും ഒരേ സ്ഥലത്തു ഇരുന്നിട്ട് നിരവധി നേരം അതെ സ്ഥലത്തു നമ്മൾ ഇരുന്നിട്ട്, നമ്മുടെ ശരീരം നമ്മൾ എന്താണ് അധ്വാനിക്കുന്നില്ല. വെറും ഭക്ഷണം കഴിക്കുന്നു. അതോ കഴിക്കുന്ന ഭക്ഷണം ആണെങ്കിലോ, വെറും മൈദയും കൊഴുപ്പും നിറഞ്ഞ ഭക്ഷണം.

എന്നാല്‍ പോഷകം നിറഞ്ഞതാവണം. ഉം അത് ശരിയാ. ഭക്ഷണം തീര്‍ച്ചയായും പോഷകവും നിറഞ്ഞ തന്നെയാകണം. നമ്മുടെ ശരീരത്തിന് അത് കാത്തുസൂക്ഷികാനുള്ള കഴിവും, നമ്മുടെ ശരീരത്തിന് ഊര്‍ജ്ജസ്സും, തേജസ്സും നിലനിര്‍ത്താന്‍ നമ്മള്‍ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മുടെ ജീവിത ശൈലിക്കും, വളരെ മികവേറിയ പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പഴും നല്ല ഭക്ഷണങ്ങളും മാത്രമാണ് തിരഞ്ഞു കഴിക്കാൻ ശ്രമിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു പച്ചക്കറിത്തോട്ടം നടുക.

അതെ. എന്തിന്? പച്ചക്കറി മാത്രമാണോ? നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന മീനായാലും, ഇറച്ചിയായാലും അതിലൊക്കെ ഉണ്ട് ഇത്തരം രാസ വസ്തുക്കൾ. ഇപ്പോൾ എന്ത് പുറത്തൂന്ന് കഴിക്കണമെങ്കിലും ഒരു മുറ അല്ല രണ്ട മുറ ചിന്തിച്ചിട്ടാവും എടുക്കേണ്ടത്. തിരഞ്ഞെടുക്കേണ്ടത്.

നമ്മുടെ ഇതൊക്കെ നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തെ മാത്രമല്ല, ശരീരത്തിൻ്റെ ആരോഗ്യം മാറുന്നതിനനുസരിച്ച് മനസിൻ്റെ ആരോഗ്യവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇന്നത്തെ തലമുറ നമുക്കറിയാം, പണ്ട് ഇത്രേം വിഷാദ രോഗങ്ങളോ ഇത്തരം കാര്യങ്ങളൊന്നും അധികമായി കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് അവസ്ഥ? നമ്മുടെ ആരോഗ്യം പോകുമ്പോൾ നമ്മുടെ മാനസികമായ ആരോഗ്യത്തെയും കൂടി അത് ബാധിക്കുന്നു. എത്രയോ ആൾക്കാരിപ്പോൾ വിഷാദ രോഗത്തിനും മറ്റും അടിമയാണ്. അത് ശെരിയാണ്. ഇപ്പോള്‍ കൗമാര പ്രായക്കാരുടെയിടയിലാണ് നിരവധി രോഗങ്ങള്‍ നമ്മള്‍ നേരിടേണ്ടി വരുന്നത്. പണ്ടെല്ലാം പറയാം, വയസ്സാവുമ്പോഴാണ് ആള്‍ക്കാര്‍ക്ക് രോഗങ്ങള്‍ വരുവാ, പക്ഷേ ഇപ്പോളോ ചെറിയ കുട്ടികള്‍ മുതല്‍ കൌമാര പ്രായങ്ങളാണെങ്കിലും, എല്ലാവരേയും നിരവധി രോഗങ്ങളും ബാധിച്ചാണ് ഇരിക്കുന്നത്. ഒരു പത്ത് ആൾക്കാർ എടുത്താലും പത്ത് ആൾക്കാരിലും പത്ത് തരത്തിലുള്ള രോഗങ്ങളായിരിക്കും നമ്മൾ നേരിൽ കാണേണ്ടത്.

നമ്മുടെ മാനസിക ആരോഗ്യമൊക്കെ, കുട്ടി ഇന്ന് പക്ഷെ മാനസിക ആരോഗ്യത്തെ നേരിടാൻ കുറെ അധികം എന്താ cell ഉകളും, counseling center കളുമൊക്കെയുണ്ട്. കുട്ടികൾക്ക് നല്ലൊരു മാനസിക ആരോഗ്യം അത് ശരിക്കും വളരെ അത്യാവശ്യമാണ്. നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ, നല്ല ഊർജ്ജമുള്ള നല്ലൊരു തലമുറ. ആ തലമുറയെന്നാൽ നമുക്ക് നാളത്തേക്ക് വേണ്ടി എന്തൊക്കെയോ കൊണ്ട് തരാനുള്ള തലമുറയാണ്. അവർക്കുള്ള ശാരീരികവും, മാനസികവും ആയ ആരോഗ്യം അത് വളരെ അധികം important ആയ ഒരു കാര്യമാണ്. അത് നീ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. എന്താ വച്ചാൽ നാളെ ഒരു നാളത്തേക്ക് വേണ്ടി നമ്മൾ ഇന്നേ നമ്മളതിന് വേണ്ടിട്ട് തയ്യാറാവണം. അപ്പം അങ്ങനെ തയ്യാറുവുമ്പോൾ നമ്മൾ അവരെ മക്കളെയാണ് നമ്മൾ നോക്കേണ്ടത്. നാളത്തെ നമ്മൾ ഇന്നലെകളിൽ അല്ല പോവുന്നത് നാളത്തേക്കാ പോവുന്നത്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ നമ്മുടെ ജീവിത ശൈലി ആവാത്തെ? ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണം ആവട്ടെ, നമ്മള്‍ ചെയ്യുന്ന പ്രവര്‍ത്തികള്‍ ആവട്ടെ, എല്ലാത്തിനും അതിന്‍റെയായ ചിട്ടവട്ടങ്ങള്‍ നമ്മള്‍ പാലിക്കേണ്ടതാണ്.

നമ്മുടെ ആഹാരം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട്, നന്നായി അദ്ധ്വാനിച്ചുകൊണ്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായികൊണ്ട് മുന്നേറുമ്പോൾ അതൊരു നല്ല ആരോഗ്യത്തെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. അത് നീ പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. നമ്മള്‍ ഇന്നത്തെ തലമുറക്ക് സമ്പാദിക്കാൻ ശേഷി ഉണ്ട്, കഴിവുണ്ട്. പക്ഷെ മാനസിക നില സൂക്ഷിച്ചു വയ്ക്കാനും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് നോക്കാനും അത് വിട്ടു പോകുന്നുണ്ട്. അത് എന്ത് കൊണ്ട് വച്ചാൽ നമ്മൾ നമ്മുടെ സമൂഹമായ പ്രതിബദ്ധത കുറയുന്നു. നല്ലൊരു ആരോഗ്യമെന്നാൽ അത് മനസും, ശരീരവും, സമൂഹവും എന്നീ മൂന്ന് ഘടനകളും അതിനൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരീരം മാത്രമല്ല, ശാരീരികം മാത്രമല്ല, മനസ്സ് മാത്രം, മാനസികം മാത്രമല്ല, സമൂഹത്തിൽ നമ്മൾ ഇടപഴകുന്നതും , ഈ മൂന്നു ഘടകങ്ങളും കൂടിച്ചേരുമ്പോളാണ് ഒരു വ്യക്തി അത് നല്ലൊരു ആരോഗ്യമുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നത്. ഇന്നത്തെ തലമുറക്ക് എത്ര പേർക്ക് ഈ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ളത് വളരെ എന്താണ് നമ്മള്‍ സങ്കീർണമായ കാരണങ്ങൾ തന്നെയാണത്. അതെ, തീർച്ചയായും. ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അതിനൊരറ്റവും ഇല്ല. ആരോഗ്യത്തെ നന്നായി നോക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ സങ്കീർണമായ ഒരു കാര്യം തന്നെയാണ്. അത് തീർച്ചയായും എളുപ്പമല്ല. ഒരിക്കലും എളുപ്പമല്ല. കാരണം നമ്മുടെ ശരീരത്തിനും മനസിനും, എന്താ പറയുക? നമ്മുടെ നല്ലൊരു ഉല്ലാസത്തിനും വേണ്ടിയുള്ള നല്ലൊരു ആരോഗ്യം അത്

നന്നായി ഇടപഴകുമ്പോൾ മാത്രമാണ് നമുക്ക് മാനസികമായ ഉല്ലാസവും, നമുക്കൊരു വിശ്രമവും നല്ലൊരു നല്ലൊരു feel ഉണ്ടാകുന്നത് നമുക്ക് ഞാന്‍ യോജിക്കുന്നു. എന്ത് കൊണ്ട് വച്ചാല്‍ നമ്മള്‍ ഇപ്പോള്‍ എല്ലാരും mobile phone ഉം, Game ഉം പരസ്പരം മുഖത്തേക്ക് നോക്കാതെ mobile phone ഉകളിലേക്ക് നോക്കി ആനന്ദം കണ്ടെത്തുകയാണ്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇരിക്കുവാണെങ്കിലും, എല്ലാരും ഭക്ഷണം കഴിക്കുമ്പോള്‍ പോലും, എല്ലാരുടെ കൈയ്യിലും ഓരോരോ phone ഉകള്‍ ഉണ്ടാവും.

നമ്മള്‍ ചുറ്റുപാടുമുള്ളവരോട് സംസാരിക്കുമ്പോള്‍

അതിന്‍റെ സംസാരിക്കുമ്പോൾ നമുക്ക് മാനസികമായി ആനന്ദമുണ്ടാകുന്നു. അത് അത് മാത്രമല്ല. നമുക്കത് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ വളരെ relaxed ആയി നല്ലൊരു feel തന്നെയാണ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ ഒരുപാട് ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുമായി ഇടപെടുക എന്ന് വച്ചാൽ. മനുഷ്യനെന്നാല്‍ ഒരു സാമൂഹ്യജീവിതന്നെയാണ്. അപ്പോൾ സമൂഹവുമായിട്ട് ഇടപഴകാനും, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി നല്ല ഒരു സമൂഹത്തിൽ തന്നെ നല്ല എത്ര സമ്പാദിക്കുന്നു എന്നല്ല എങ്ങിനെ അത് ജീവിക്കുന്നു, എങ്ങിനെ വ്യക്തിയാണ് നിങ്ങള്‍ എന്നതിലാണ് പ്രാധാന്യം. അതേ നമ്മള്‍ തീര്‍ച്ചയായിട്ടും മറ്റുള്ളവരോടിടപഴകുമ്പോള്‍ നമ്മുടെ അയല്‍ക്കാര്‍ ആയാലും, നമ്മുടെ ബന്ധുക്കളായാലും, നമ്മുടെ സുഹൃത്തുക്കളായാലും, എല്ലാവരും നമുക്ക് ഒപ്പം വേണമെങ്കിൽ നമ്മൾ അവരോട് ഇടപഴകിയെ പറ്റു. നമുക്ക് നാളെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ നോക്കി നിന്നാൽ നമുക്ക് ഒന്നും കിട്ടില്ല. പകരം നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകി അവരുടെ വിശ്വാസവും അവരുടെ സ്നേഹവും പിടിച്ചുപറ്റിയാൽ മാത്രമേ നമുക്ക് നാളെ ഒരു ആവശ്യം വരുമ്പോൾ അവരെ സമീപിക്കാൻ കഴിയുകയുള്ളു. എങ്കിൽ മാത്രമേ അവർക്ക് നമ്മളെ വിശ്വസിച്ച് നമ്മളെ സ്നേഹിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയു. അതുപോലെ അത്യാവശ്യ ആപത്ഘട്ടങ്ങൾ വരുമ്പോൾ ഇങ്ങനെ നമ്മളെ സഹായിക്കുന്ന കുറച്ചു പേര്‍ നമുക്ക് തീർച്ചയായും ആവശ്യമാണ്. അല്ലെ?

അത് നോക്കി നിന്ന് കാര്യമില്ല. തലകുനിച്ച് നോക്കി നിന്നാൽ കാര്യമില്ല. ഒരാളെ ഒരാളുടെ സ്നേഹം കിട്ടുക എന്ന് വച്ചാൽ അത് അത്രത്തോളം വലിയ മഹനീയമായ കാര്യം വേറെയില്ല. അത് നമ്മുടെ ആരോഗ്യത്തെ ഒരുപാടധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. നീ ഇപ്പോള്‍ നോക്കൂ, നമ്മൾക്ക് ഒരു ആപത്ഘട്ടം വന്നു നമ്മളെ ആരും സഹായിക്കാനില്ല. അത് എത്രമാത്രം മാനസികമായ വിഷമമാണ് നമുക്കുണ്ടാക്കുന്നത്. അതെ സമയം നമ്മൾ ഒരു ആപത്‌ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്നു, നമ്മളെ സഹായിക്കാം. ഞാനുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസവും, സ്നേഹവും നമുക്ക് കിട്ടുമ്പോൾ അത് മാനസികമായി നമ്മുടെ എന്താ പറയുക ഒരുപാട് ഒരുപാട് നല്ലൊരു സന്തോഷാവസ്ഥയിൽ സമാധാനമായ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നു. അത് നമ്മൾ ഒരുപാട് മാനസികമായ ആരോഗ്യം നമുക്ക് കൈവരിക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അല്ലേ? തീര്‍ച്ചയായും. എന്തുകൊണ്ടെന്ന് വച്ചാൽ നമ്മൾ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഉണ്ട് നിൻ്റെ കൂടെ എന്ന് പറയാൻ, ആ ഒരു വാക്ക് മതി ചിലപ്പോ നമുക്ക് ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു ദിവസം അങ്ങ് മാറി മറിയാൻ. അവര്‍ അവര് കാശ് ചെലവാക്കണം എന്നില്ല. പക്ഷെ അവര് ചുറ്റി നിന്നാൽ ഒരു മനസ്സ്, സ്നേഹം, വിശ്വാസം എന്നീ വസ്തുക്കൾ നമുക്ക് ഒരിക്കലും കാശ് കൊടുത്ത മേടിക്കാൻ കഴിയില്ല. ഈ ഒരു വസ്തുക്കൾ നമുക്ക് ഒരാളുടെ കൈൽ നിന്ന് കിട്ടണമെങ്കിൽ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണം. അത് ഒരിക്കലും ഒരു സ്ഥലത്തു ഇടുങ്ങിട്ടോ, ചുരിങ്ങിട്ടോ നിന്നാൽ നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് എന്തു എന്തൊരു ഘടകമാണെങ്കിലും അതിന് നമുക്ക് നീ ഒരു ഇത് കേട്ടോ? നിരവധി cancer patients ഇനു വരെ അവർ മരുന്ന് കൊടുത്തു മാറ്റുന്നതിന് പകരം അവര് അവരുടെ മനസിനെ മാറ്റും. മനസിന് ഊർജം കൊടുക്കാൻ നോക്കും. അതുവഴി തന്നെ ഇത് എന്താണ്, ശാസ്ത്രപരമായി തെളിഞ്ഞിരിക്കുന്ന കാര്യമാണ് മനസ്സ് നല്ലതാണെങ്കിൽ ശരീരം അത് നല്ലതാവും. മാനസി ആരോഗ്യമായി തന്നെ ശാരീരികാരോഗ്യം വീണ്ടെടുക്കാന്‍

ജീവിച്ചവരെ നമുക്ക് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നതാണ്. അത്തരമാൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. നല്ലൊരു മാനസിക ആരോഗ്യം കൊണ്ട് ഏതൊരസുഖത്തെയും, ഏതൊരു വെല്ലുവിളിയും നേരിടുക. ഇന്നത്തെ തലമുറ നീ നോക്കു. എന്തെങ്കിലുമൊരു പ്രശ്‍നം വരുമ്പോൾ ഉടനെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഒരു പ്രേമത്തിൽ എന്താ പറയുക പ്രേമത്തിൽ പരാജയപ്പെടുമ്പോഴോ, അല്ലെങ്കിലൊരു വിദ്യാഭ്യാസ പരമായി എന്തെങ്കിലും തോൽവി നേരിടുമ്പോഴോ, കുടുംബങ്ങളിൽ നിന്നോ, സുഹൃത്തുക്കളിൽ നിന്നോ എന്തെങ്കിലും അപമാനമോ എന്തെങ്കിലും ചതിയൊ നേരിടുമ്പോൾ അവർ ആകെ തളർന്ന് പോകുന്നു. മാനസികമായ കരുത്തില്ലായ്മയാണിത്. മാനസികമായ ആരോഗ്യം ഒരുപാട് നമ്മൾ കൂട്ടേണ്ടതുണ്ട്. അത്തരം ഇത്തരം situations വരുമ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിന് പകരം നമ്മൾ ഞാനിതൊക്കെ നേരിടും, എന്നെകൊണ്ട് കഴിയും, എന്നുള്ള മാനസികമായ കരുത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നല്ലൊരു മാനസികാരോഗ്യം അയാൾക്കുണ്ടാകണം. അത്തരം ആരോഗ്യം വേണം നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി അല്ലേ? ഇന്ന് എത്ര പേ എത്ര എത്ര ആത്മഹത്യകളാണ് നടക്കുന്നത്? ചെറിയ ചെറിയ വിഷമങ്ങൾക്ക് പിന്നിൽ എന്തിനാണ് ഇവരൊക്കെ നല്ലൊരു മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ നേരിടാൻ കഴിയും. കാരണം ജീവിതമെന്നാൽ ഒരു കാര്യം മാത്രമല്ല, അതിനപ്പുറം കുറെ കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അതൊക്കെ നമുക്ക് നേരിടണമെങ്കിൽ, നല്ലൊരു മാനസിക ആരോഗ്യമാണ് വേണ്ടത്. തീർച്ചയായും മാനസിക ആരോഗ്യം തന്നെ വളരെ പ്രാധാന്യപ്പെടുന്ന ഘടകം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. നീ പറഞ്ഞത്, തീർച്ചയായും നീ പറഞ്ഞത് ഞാൻ യോജിക്കുന്നു. നിരവധി ആത്മഹത്യകളും ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും നമ്മൾ നമ്മളുടെ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടുന്നു. പണ്ടെല്ലാം നമുക്ക് പറയാം എന്തെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇതാക്കുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറയാണെങ്കിലോ? നിസ്സാര കാര്യത്തില്‍ പോലും അവര് വല്ലാണ്ട്, അവരുടെ മനസ്സ് വല്ലാണ്ട് അതിന് തോല്‍പ്പിക്കുന്നു അവരെ. ചെറിയ, ചെറിയ കാര്യങ്ങള്‍ മതി അവര്‍ക്ക് ഇതാവാന്‍ വേണ്ടിട്ട്. ഉം നമുക്ക് ഇന്ന് ഒട്ടേറെ കാണാൻ കഴിയും exam ഉകള്‍ തോറ്റുപോയാൽ അതിനൊക്കെ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ. ഇതൊക്കെ ശരിയായ മാനസികമായ ആരോഗ്യമില്ലാത്തതു കൊണ്ടാണ്. എന്താണ് മാനസിക ആരോഗ്യമെന്നൊക്കെ നമ്മൾ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം വരുമ്പോൾ, ഒരു സാഹചര്യം വരുമ്പോൾ അതെങ്ങനെ നേരിടണം എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നും, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്നുമൊക്കെയാണ് കിട്ടേണ്ടത്. ശാരീരിക ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തെയും എങ്ങനെ സംരക്ഷിക്കാം എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ നമ്മളുടെ വിദ്യാഭ്യാസത്തിലൂടെയാണ് പഠിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളു. നമ്മുടെ ആരോഗ്യം, അതൊരു വലിയ ഘടകം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ടു കൊണ്ടുപോകുന്നത് നമ്മുടെ ആരോഗ്യം മാത്രമാണ്. എത്ര പണമുണ്ടെങ്കിലും, എത്ര എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. ആ പണം മൊത്തം അതിലേക്കാണ് പോകുന്നത്. So ആരോഗ്യത്തിനാണ് ഇന്നത്തെ കാലത്ത് വളരെ സങ്കീര്‍ണവുമാണ്. എന്നാലത് ഏറ്റവും അത്യാവശ്യമായ ഒഴിവാക്കാന്‍ തീർച്ചയായും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് ആരോഗ്യം. എന്തൊഴിവാക്കിയാലും ആരോഗ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്ത് നേടിയാലും ആരോഗ്യം നേടാതെ ഒരു കാര്യവും ഇല്ല. എന്നത് വാസ്തവമായ ഒരു സത്യമാണ്. ഈ ഒരു സത്യത്തെ നമ്മൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതാണ്.

ഇതിനെയെല്ലാം നിരവധി നിരവധി പങ്കുകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോ കടുക് മണിയിലും അതിന്‍റെയായ മൂല്യം അല്ലെങ്കില്‍ ഓരോ അരിമണിക്കും അതിന്‍റേയായ മൂല്യം നമുക്കുണ്ട്.

പാലിക്കേണ്ട അവസ്ഥ അവസ്ഥയാണ്.

നമുക്കറിയാം ഇന്നത്തെ തലമുറ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട് രാത്രി മൂന്നോ നാലോ ഉറങ്ങേണ്ട സമയമാണവർ phone ഉം നോക്കി കളയുന്നത്. ഉറക്കത്തിന് നമ്മുടെ ആരോഗ്യത്തിൽ വളരെയധികം പങ്കുണ്ട്. കാരണം, നമ്മുടെ

ആ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുമ്പോള്‍ നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. തീര്‍ച്ചയായും. ഒരു ശരീരത്തിന് എത്ര വ്യായാമം ചെയ്യുന്ന പോലെ തന്നെ ആ ശരീരത്തിന് എത്ര ഉറക്കം ലഭിക്കുന്നതിനും പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യന്‍ ദിവസം മുഴുവന്‍ ചെയ്യേണ്ടത് ഊര്‍ജ്ജസ്സും, ആ തേജസും കിട്ടണമെങ്കിൽ, നല്ല സമാധാനമായ ഉറക്കം ആ ശരീരം പ്രാപിക്കേണ്ടതാണ്. നമ്മൾ സാധാരണയായി പറഞ്ഞിട്ടുള്ളത് ആറു മണിക്കൂർ മുതൽ എട്ടു മണിക്കൂർ വരെ ഒരു സാധാരണ മനുഷ്യൻ ഉറങ്ങണമെന്നാണ്. അത് ചെറിയ അക്ക് അക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു മാറിയൊക്കെ ഇരിക്കാം. എങ്കിലും നമ്മൾ തീരെ ഉറങ്ങാതിരിക്കുന്നതും അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുന്നതും അത് നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നതാണ്. അത് നമുക്കൊരു ഉണർവ് കുറവും അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവും അല്ലെങ്കിൽ ഒരു അലസതയും നമ്മൾ സൃഷ്ടിക്കുന്നു. നമ്മൾ നല്ല ആഹാരം കഴിച്ചു കൊണ്ടോ നല്ല വ്യായാമം ചെയ്തത് കൊണ്ടോ മാത്രം കാര്യമില്ല. നല്ല ആരോഗ്യത്തിന് നല്ല ഉറക്കം കൂടി വേണം. എന്ന് തന്നെയല്ലേ നമ്മൾ ഇപ്പഴും തെളിയിക്കുന്നത് കാലം.

പക്ഷേ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതേ. അത് നിസ്സാരമായി തള്ളിക്കളയാവുന്ന കാര്യമല്ല. നമ്മുടെ നമ്മളത്രയും ശരീരത്തിന് വേണ്ട ഊർജസും തേജസും എവിടുന്നാ കിട്ടുന്നത്? അത് അധ്വാനിക്കുന്ന പോലെ തന്നെ അത് ഉറക്കം വഴിയും നമ്മള് വിചാരിക്കും നമ്മൾ ഉറങ്ങുവാണ്. പക്ഷെ ഈ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ശരീരം പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കും

അതെ. ഉറക്കമെന്നത് ഒരു കൃത്യമായ അളവുണ്ടതിന്. അത് സമാധാനമായി നമ്മൾ ഒരു ആറു മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുമ്പോൾ ആണത് നല്ല ഉറക്കം. ഇനി അഥവാ നമ്മൾ വളരെ കുറഞ്ഞ സമയമാണ് ഉറങ്ങുന്നതെങ്കിൽ അതും നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. അതുപോലെ തന്നെ വളരെ നീണ്ട നേരം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അത് നമ്മുടെയൊരു അലസതയെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഉറക്കത്തിനും എല്ലാം ഭക്ഷണത്തിനെന്ന പോലെ വ്യായാമത്തിനെന്ന പോലെ ഉറക്കത്തിനും ഒരു പരിധികളൊക്ക ഉണ്ട്. അത് കൂടാനോ കുറയാനോ ഒന്നും തന്നെ പാടില്ല. നമ്മുടെ നല്ല ആരോഗ്യത്തിനു വേണ്ടീട്ട് മാനസികമായ ആരോഗ്യത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒന്നുതന്നെയാണ് ഉറക്കം. തീര്‍ച്ചയായും. അധികമായാലും അമൃത് വിഷംതന്നെയാണ്. എന്ന് പറയുന്നപോലെതന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ ജീവിതത്തില്‍ അധികമായാല്‍ അത് ദോഷം ചെയ്യും. തീരെ കുറഞ്ഞാല്‍

അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മള്‍ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെതായ ചിട്ടവട്ടത്തിൽ തന്നെ ചെയ്യണം. ഭക്ഷണം, ഭക്ഷണമാണെങ്കിലോ, നല്ല ഭക്ഷണമാച്ചാ നമുക്ക് വാരിവലിച്ച് തിന്നാന്‍ പറ്റുമോ, പറയൂ അത് എന്ന് വച്ചാൽ ഒരു പറ നിറച്ച് ചോറ് എല്ലാ നേരവും തിന്നാൻ പറ്റുമോ? ഇല്ല

നമുക്കാവശ്യമുള്ള ആഹാരം എന്ന് പറയുന്നത്. അളവിൽ കൂടുതൽ കഴിച്ചാൽ അത് ദോഷം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ diet എന്ന പേരിൽ അളവിൽ കുറവില്‍ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ് ബാധിക്കുന്നത് നമ്മൾ ആരോഗ്യമുണ്ടാക്കാനായി വേണ്ടി നമ്മളെന്താണ് doctor യോ മറ്റു സഹായങ്ങളോ ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു diet എടുത്ത് എന്നാൽ അതിൽ തീരെ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട്. ആ ഇങ്ങനെ ഭക്ഷണം കുറച്ച് അമിതമായി കുറച്ചുകൊണ്ട് വേഗം തന്നെ ഒരിത് വരാൻ ഭക്ഷണം അമിതമായി കുറച്ചുകൊണ്ട് സ്വന്തം ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നവരെക്കുറിച്ച് കാരണം ആഹാരം കുറച്ചു കൊണ്ടുവരിക എന്നുപറയുമ്പോള്‍ നമ്മൾ കൂടുതൽ പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തുകയാണ് നമ്മുടെ diet ൽ വേണ്ടത്. അത് നമ്മുടെ doctor ടെ നിർദേശമൊന്നുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം താൻ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ആരോഗ്യം നമുക്കൊരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. ഭക്ഷണം തന്നെയാണ് ആരോഗ്യത്തിൻ്റെ ഒരു ഘടകം. പോഷകമായിട്ടുള്ള നല്ല ആഹാരം കൃത്യമായ അളവിൽ കഴിക്കുകയാണ് വേണ്ടത്. അത് തീരെ ഒഴിവാക്കാൻ പാടില്ല ഭക്ഷണത്തിനെ. കാരണം നമുക്ക് ആരോഗ്യമാണ് വേണ്ടത്. അതായത് നമുക്കൊരു എന്താണ് ആരോഗ്യമില്ലായ്മ നമ്മൾ സൃഷ്ടിക്കരുത് ആരോഗ്യത്തിന് ആരോഗ്യം ഉണ്ടാക്കാനായിട്ട്. അത് ശരിയാ, വെളുക്കാന്‍ തേച്ചത് പാണ്ടാവാന്‍ പാടില്ല. dietician നോ അങ്ങനെ ഒരു ആരെങ്കിലും ഒരാളു വേണം പറയാൻ. അല്ലാണ്ട് പോഷകം ആഹാരം full ഒഴിവാക്കിക്കൊണ്ട് ഇവയെല്ലാം പൂർണമായി ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരിക്കലും ഒരു ആരോഗ്യം നേടാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല.

അതേ. ഇതൊന്നുമില്ലാത്ത ഒരു ആരോഗ്യം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. തീര്‍ച്ചയായും. നമ്മള്‍ നമ്മള്‍ടെ ഭക്ഷണത്തില്‍ എല്ലാം അതാതളവില്‍ നമ്മള്‍ ഉപയോഗിക്കണം. ഇതിപ്പം

മുട്ട കഴിച്ചാല്‍ തടിക്കും പറഞ്ഞാല്‍ മുട്ട ഒഴിവാക്കാന്‍ പറ്റോ? ഒരിയ്ക്കലും ഇല്ല. മുട്ട അതേ അളവില്‍ കഴിച്ചാല്‍ ഏതായാലും ശരീരത്തിന് നല്ലത് തന്നെയാ. അമിതമളവില്‍ കഴിച്ചാലാണ് മോശം ദോഷമായി വരുന്നത്. എല്ലാ ആഹാരത്തിനും അതിന്‍റെതായൊരു പ്രാധാന്യം ഉണ്ട്. ആ പ്രാധാന്യത്തോടെ നമ്മള്‍ അതിനെ കാണണം. എന്നാൽ അത് നമ്മൾ അതൊരിക്കലും അമിതമായി കഴിക്കാൻ പാടില്ല. അളവ് മാറുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. തീര്‍ച്ചയായും. ഇന്നത്തെ തലമുറകളോ phone നോക്കീട്ട് ആ വെറും hotel ഭക്ഷണമാണ് വീട്ടില്‍ കൊണ്ടുവരുന്നത്. സ്വന്തം അടുക്കള തോട്ടത്തില്‍

നമ്മൾ അധികം കഴിച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്കത് മനസിലാകില്ല ഇത്രയേ വേണ്ടു എന്നുള്ളത്. അത്തരം രാസ വസ്തുക്കൾ ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ അളവ് നമ്മൾ മറന്നു പോവുന്നു. എത്ര കഴിക്കുന്നു എന്നത് നമ്മൾ മറന്നു പോവുന്നു. അത് തീർച്ചയായും ശരിയാണ്. ajinomotto പോലെയുള്ള രാസ വസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുമ്പോൾ നമ്മൾക്ക് ഇനിയും ഇനിയും കഴിക്കണമെന്ന് തോന്നല് വരും. നമ്മടെ വയറിന് തോന്നിയില്ലെങ്കിലും നമ്മടെ മനസിന് തോന്നും. അതുവഴി നമ്മൾ അത് വീണ്ടും കഴിച്ചോണ്ട് വച്ചു അമിത വണ്ണംപോലുള്ള രോഗങ്ങളാണ് നാം സൃഷ്ടിക്കുന്നത്. അതേ. അത് വഴി നമ്മുടെ ശരീരത്തിലെ അവയവങ്ങള്‍ വൃക്ക, കരള്‍, ഹൃദയം എല്ലാം നമുക്ക് വളരെ important ആയിട്ടുള്ള കാര്യമാണ്. അവയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നമ്മള്‍

തീര്‍ച്ചയായും പുറത്തുള്ള എല്ലാം തള്ളിവിടുന്ന ഒരു കൊട്ടയാക്കരുത് നമ്മുടെ വയറിനെ. അത് നല്ല പോഷകാഹാരം കൊടുത്ത് വേണം നമ്മള്‍ നിറയ്ക്കാന്‍ വേണ്ടിട്ട്. ആ പറഞ്ഞതില്‍ ഞാന്‍ പൂര്‍ണമായി യോജിക്കുന്നു. എന്തുകൊണ്ടാന്നു വച്ചാല്‍ നമ്മുടെ ശരീരം നമ്മളാണ് കാത്ത് സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നമ്മള്‍ ഈ phone ന് വഴി മറ്റാരോ മറ്റെവിടുന്നോ എങ്ങിനെയോ,

അപ്പോ നമുക്ക്, നമുക്ക് തലമുറയെ സൃഷ്ട്ടിക്കാൻ കഴിയട്ടെ. നല്ലൊരു മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും, നല്ലൊരു സാമൂഹികാരോഗ്യവും ഉള്ള നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയട്ടെ. അതുവഴി നമുക്ക് പുരോഗമനം ഉണ്ടാകട്ടെ. എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആഹ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ?

നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം.